ആഹ് എവടത്തേക്കാ, എവടെയാ ഇള്ളത്?

ആഹ് ഒര് യാത്ര പോകാനുള്ള ഒണ്ട്. ആഹ് ചുറ്റണന്നോർക്ക്ന്നുണ്ട്.

ഒര് മൂന്ന് കൂട്ടുകാരും കൂടിയുണ്ട്. കേരള കേരളത്തിലെന്നെ മൂന്നാറ് പോണന്നാണ് ഉദ്ദേശം.

എല്ലാരും മൂന്നാറാണല്ലോ പോകുന്നത്. എന്തായിപ്പ തീ തണുപ്പ് കാലാവസ്ഥയായോണ്ടാ? കേരളത്തിന്റെ സാം നമ്മുടെ കേരളത്തിന്റെ സമൃദ്ധി പൂത്തുലയുന്ന നാടുകളല്ലേ? ഇണ്ട്. അങ്ങനെ പോകുന്നതായിരിക്കുംല്ലേ? ഏതിലാ നിങ്ങളേതിലാ പോകുന്നത് യാത്ര? ഞാന് പിന്നെ നമ്മളെ അജ്‌മൽ ഇണ്ട്, നമ്മളെ സവാബുണ്ട്. മൂന്നാൾക്കാര് പോവാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നീയെന്താ വരുന്നുണ്ടോ? അഹ് ബസ്സ് ബസ്സ് ബസ്സിലെന്നെ പൂവാം. ബസ്സിന് നമ്മളെ കെഎസ്ആർടിസി ബസ്സില് എല്ലാമാസോം പോവാനുള്ള ബസ്സുണ്ടല്ലോ? ഏതില് ബസ്സ് ഏഹ് ബസ്സാണോ അല്ല വണ്ടിയുണ്ടോ? അഹ് ആഹ്. ഒരു പ്രകൃതി ദത്തമായിട്ടുള്ള യാത്രയാണുദ്ദേശിക്കുന്നത് നമ്മള്.

നല്ലൊരു പ്രകൃതിയെ കണ്ട് പൂവാന്നുള്ള ഉദ്ദേശത്തില്. യാത്ര മൊതലാകണം. കുന്നും മലകളും എല്ലാം കണ്ട് രസിച്ച് പോണം. എന്ത് കൂടുന്നുണ്ടോ നീ? ആഹ്. അതന്നെ ആ യാത്ര മൊതലാവണം നമ്മക്ക്. ആണ് ഏഹ് എ എനിക്ക് വരണന്ന് താൽപര്യോണ്ട്. ആഹ് എന്നാ പോര്. ആഹ് എന്തായാലും വരണം. പിന്നെ യാത്രേന്റെ ഇന്റൊരഭിപ്രായത്തില് യാത്രേനെ നമ്മള് പരമാവധി ആസ്വദിക്കണം.

നമ്മടെ നാടുകളീത്തന്നെ ഇഷ്ടം പോലെ വിനോദസഞ്ചാരങ്ങൾക്കുള്ള സ്ഥലങ്ങള്ണ്ട്. അപ്പ അതെല്ലാം നമ്മ കണ്ട് തീർക്കണം. ആഹ്. അതെ നമ്മള് നമ്മടെ നാടിനെ ഫസ്റ്റ് പരിഗണിക്കണം. അതിലെന്നെയാണ് രസം. ആഹ് ആഹ്. അതാണ് രസം. കേരളത്തെ കുറിച്ച് പറയുമ്പ തന്നെ വിനോദസഞ്ചാരികൾക്ക് വിദേശത്ത്ന്നെല്ലാം ഇഷ്ടം പോലെ ആൾക്കാര് നമ്മടെ കേരളത്തിൽ വരാറുണ്ട്. അഹ് കേരളത്തിലാണ്. അത് വേറൊരു സംസ്കാരത്തെ ഏഹ് പരിചയപ്പെടാന്നൊക്കെ ശെരിയാണ്. എന്നാലും അതിലുപരി നമ്മളെ സംസ്കാരത്തെ നമ്മളടുത്തറിയണ്ട ആവശ് അതല്ലേ ആദ്യം ചെയ്യേണ്ടത്?

ഉം. പിന്നെ യാത്ര എന്റൊരഭിപ്രായത്തില് യാത്രകള്ന്ന് പറയുമ്പോ നമ്മള് യാ ലക്ഷ്യസ്ഥാനം മാത്രല്ല. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന മാർഗ്ഗവും കൂടി നമുക്കാസ്വദിക്കാൻ പറ്റണന്നുള്ളതാണ്. മാർഗ്ഗവും കൂടി ആസ്വദിക്കണം. അതാണ് യാത്ര. യാത്രേന്റെ പരിപൂർണ്ണത അവടെയാണിണ്ടാവുന്നത്. അന്ന് ലാഹിദിന്റടുത്ത് ചോദിച്ചിട്ടുണ്ടാർന്ന് നിന്റെ നാട്ടില് കൊറേ ഇങ്ങനെ വിനോദ ആ ഒരു നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങള്ണ്ട്ന്നെല്ലാം പറഞ്ഞ് കേട്ടിരുന്നു.

ആഹ് കണ്ണൂര് ഭാഗത്ത് നല്ല ഒരുപാട് സ്ഥലങ്ങള്ണ്ട്. പൈതൽമല, ഏഹ് കാപ്പിമല, പാലക്കയം തട്ട് ഒരുപാട് മലകളും ഏഹ് നമ്മള് കുന്നുകളൊക്കെ കയറി

അവടെത്തി അവടെയുള്ള കോടയും മഞ്ഞുവൊക്കെക്കണ്ട് ഏഹ് മനോഹരമായൊരു യാത്രതന്നെ സമ്മാനിക്കാൻ സാധിക്കും. എന്തായിരുന്നു അത് ചരിത്രങ്ങളെല്ലാം ഉ ഉറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങള്ന്ന് പറഞ്ഞ് കേട്ട്ക്കുണു മറ്റേ കോട്ടകളെല്ലാം. ആഹ് ആഹ് കോട്ടകള് അതന്നെ അതന്നെ. കോട്ടകള് പിന്നൊരുപാട് അഹ് അറേബ്യയിൽ നിന്നൊക്കെ ഒരുപാടാളുകള് വന്നിട്ട് അവര് സ്ഥാപിച്ച അഹ് മസ്ജിദ്കള്, അവര് സ്ഥാപിച്ച കെട്ടിടങ്ങളൊക്കെ ഇണ്ടല്ലോ? ആഹ് ആഹ്. ആഹ്. ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് എന്തായാലും ആഹ് വന്നാല് നഷ്ടാവൂല്ല. ആഹ്.

അതെയതെ. ആഹ് തീർച്ചയായും. ആഹ് ഓരോ സംസ്കാരായിട്ടിപ്പോ വേ പുറം നാടിലുള്ളവര് കണ്ണൂരിലേക്ക് വരുമ്പോ ഒരുപാട് സ്ഥലങ്ങള് കാണാനും പറ്റും അവർക്ക് കണ്ണൂരികളെ കണ്ണൂരിനെ അടുത്തറിഞ്ഞ് പഠിക്കാനും പറ്റുംന്നുള്ളതാണിതിന്റെ പ്രത്യേകത. ഉം അതാണ്. അതന്നെ കണ്ണൂരിലേക്ക് ഇപ്പെന്റെ നാട്ടിലെ കണ്ണൂരിലേക്ക് നീ വരുന്നുണ്ടെങ്കിലും മാടായില് വന്നാല് നിനക്കിഷ്ടം പോലെ സ്ഥലങ്ങള് കാണാം. ഒരുപാട് ക്രിസ്ത്യൻ പള്ളികള് മുസ്ലിം പള്ളികള് അമ്പലങ്ങള് നല്ല പുരാതനമായിട്ടുള്ള അമ്പലങ്ങള് അവടത്തെ ചരിത്രങ്ങള് ഐതീഹ്യങ്ങളെല്ലാം അറിഞ്ഞാലെന്നെ

ആഹ് അതന്നെ. അങ്ങനൊര് രീതീല് അമ്മളെ യാത്രകളൊക്കെ അമ്മള് നിർമ്മിച്ചെടുക്കണംന്നുള്ളതാണെന്റെ അഭിപ്രായം. എന്റേതും അതന്നെയാണ്. പിന്നെ നമ്മള് കാര്യായിട്ട് ശ്രദ്ധിക്കേണ്ടത് യാത്രകള്ന്ന് പറയുമ്പൊക്കെ നമ്മള് ആസ്വദിക്കുന്നതിലുപരി അതിനെക്കുറിച്ച് തിരിച്ചറിയാനോ അതിന്റെ അതിനെപ്പറ്റി എഴുത്തുകള് നമ്മളീന്ന് വരണം.

കാരണം യാത്രകള് പലപ്പോഴും പലര് യാത്രകളെ വല്ലാതെ താൽപര്യപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ അതൊന്നും എഴുത്തുകളിലൂടെയോ തങ്ങളുടെ വീഡിയോകളിലോ ഒന്നും തന്നെ പ്രസിദ്ധീകരിക്കാറൊന്നും ഇല്ല. അതുകൊണ്ടിപ്പ

ഉം എന്റൊരഭിപ്രായത്തില് നമ്മൾടെ കേരളക്കാര് പൊതുവെ പൊറം നാടുകളിലൊക്കെ ഇങ്ങനെ വിനോദയാത്ര പോകാൻ കേരളത്തിലുള്ള യാത്രകളെ കുറിച്ചൊന്നും കേരളത്തിലുള്ള ഇത്രത്തോളം വിനോദ സ്ഥലങ്ങളെപ്പറ്റിയുള്ള അറിവില്ലായ്മ്മയായിരിക്കണം മിക്ക കൂടുതലും സാധ്യത.

ഉം അല്ലേ അപ്പൊ നിന്നോടെനിക്ക് എന്താ പൊറം ലോകത്തേക്കറിയിച്ചാല് ആഹ് തീർച്ചയായും. ഇനി പോകുന്ന സ്ഥലങ്ങളെ ഏഹ് നിന്റെയൊരു വാക്ക് പ്രമാണിച്ച് ഞാൻ ചെയ്യും. ഏഹ് നമുക്ക് ശ്രമിക്കാം. എന്നാല് ഇനിയൊരു യാത്രയിലേക്ക് നമുക്കെന്താ വാ ഇപ്പത്തന്നെ എന്തായാലും നീ തയ്യാറല്ലേ? നമുക്ക് എഹ് രണ്ട് ദിവസത്തിനകം നമുക്കൊര് യാത്രയ്ക്ക് തയ്യാറെടുക്കാം. യാത്രയ്ക്ക് തയ്യാറെടുക്കാം. അതന്നെ ഒരു മൂന്നാര്‍ യാത്രയാകുമ്പോ കെഎസ്ആര്‍ടിസി ബസിലൂടെ പോകുന്നുണ്ടെങ്കില് യാത്രയ്ക്ക് ഒരുപാട് നമുക്ക് പങ്കുവെയ്ക്കാം. കാണാം നമുക്ക്. ശെരിടാ അപ്പ നീ ആഹ്. ഓക്കെ ശെരി അന്നാല്. ഓക്കെ.